ഞാൻ ധരിച്ചിരുന്നത്. അതുപോലെതന്നെ boot ഉം കാര്യങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ മലപ്പുറം district selection വരുകയാണ്. രണ്ടായിരത്തിപ്പത്തിലാണ് മലപ്പുറം district selection വന്നത്. അങ്ങനെ എന്റെ football ~ football career ലെ ആദ്യ selection തന്നെയായിരുന്നു അത്. ആ ഒരു selection ൽ വളരെ struggle അനുഭവിച്ചാണ് ഞാൻ ഉണ്ടായിരുന്നത്. കാരണം TV ൽ മെസ്സി കാണിച്ചിരുന്നതുപോലെ ഒന്നും തന്നെ എനിക്ക് എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്റെ ആ കുഞ്ഞികാലുകളിൽ എനിക്ക് ഒരിക്കലും ആ ഒരു മായാജാലം എനിക്ക് കാണിക്കാൻ സാധിച്ചിരുന്നില്ല. അതിൽ എനിക്ക് വളരെ സങ്കടം തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ആലോചിച്ചു. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊന്നും സാധിക്കാത്തത് എന്നുള്ളത് ഞാൻ ഒരുപാട് ആലോചിച്ചു. അങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഇങ്ങനെയുള്ളതൊക്കെ മനസ്സിലേക്ക് വരികയും ഇതിനെക്കുറിച്ചു ഒരുപാട് ആലോചിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ആലോചിച്ച് ഒരു കാര്യം മനസ്സിലായി. ഇതൊരിക്കലും നമ്മൾ കണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ കളി കണ്ടുകൊണ്ട് ഒരിക്കലും നമുക്ക് ഒന്നും തന്നെ എവിടെയും ഒന്നും കാഴ്ചവെക്കാൻ സാധിക്കില്ല. കാരണം നമ്മൾ എല്ലാം ചെയ്‌താൽ നമ്മൾ ചെയ്‌താൽ hard work ചെയ്‌താൽ മാത്രമേ നമുക്ക് എവിടേക്കും എന്തിനും എത്താൻ സാധിക്കുകയുള്ളു. ഒരിക്കലും മറ്റുള്ള ഒരു വ്യക്തിയുടെ കളി TV യിൽ കണ്ടുകൊണ്ട് ഒരിക്കലും നമ്മൾ അതുപോലെ ചെയ്യാൻ പോയാൽ ഒരിക്കലും നമുക്ക് അവിടെ തോൽവി മാത്രമേ ഉണ്ടാവുകയുള്ളു. നമുക്ക് അവിടെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ~ നമുക്ക് അവിടെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ hard work എടുക്കണം. hard work എടുത്താൽ മാത്രമേ ജീവിതത്തിൽ മുന്നോട്ടുള്ള വിജയങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാവട്ടെ രണ്ടായിരത്തിപതിനൊന്നിൽ അങ്ങനെ ആ രണ്ടായിരത്തിപത്ത് എന്ന് പറയുന്ന ആ selection ൽ ഞാൻ failed ആയി. കാരണം ഇത്രയും struggle ആണ് അനുഭവിച്ചിരുന്നത്. കാരണം TV യിൽ മെസീന്റെ ഒരു TV യിൽ മെസീന്റെ ആ ഒരു കളി കണ്ടതുകൊണ്ടു മാത്രം എനിക്ക് ഒരിക്കലും അതുപോലെയൊന്നും ആവാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ആ ഒരു year നുശേഷം ഞാൻ ഒരുപാട് കളിച്ചു. ഒരുപാട് കളിച്ച് മെസ്സിയുടെ ~ മെസ്സിയെപ്പോലെതന്നെ skill കളെല്ലാം പഠിച്ചു ഒരുപാട് struggle ചെയ്‌തു പഠിച്ചുകൊണ്ട് രണ്ടായിരത്തിപന്ത്രണ്ടില് ആ മലപ്പുറം district selection വീണ്ടും വരികയും അതിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുകയും അതിൽത്തന്നെ എന്നെ first തന്നെ select ചെയ്തു.

football training തന്നെയായിരുന്നു എനിക്ക് അവിടെ അന്ന് കാണിക്കാൻ സാധിച്ചിരുന്നത്. അതുപോലെതന്നെ എനിക്ക് ഒരു പരിശീലകൻ എന്ന് പറയുന്ന പരിശീലകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെ എന്നെ വളരെ ഇഷ്ടമായിരുന്നു എന്നെ. കാരണം അദ്ദേഹത്തിന് എന്റെ skill കൾ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു എന്നെ.

ആ ഒരു skill കണ്ടുകൊണ്ട് വളരെ struggle ചെയ്ത് hard work ചെയ്‌തു കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ഇവിടെ ഈ ഒരു നിലയിൽ എത്തിയത്. അതുകൊണ്ടുതന്നെ അങ്ങനെയിരിക്കെ ജീവിതം എന്ന് പറയുന്നത് ഒന്നുമല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം ജീവിതത്തിൽ നമ്മൾ hard work ചെയ്‌തു കഴിഞ്ഞാൽ എവിടെയും നമുക്ക് എത്താൻ സാധിക്കും. അങ്ങനെ രണ്ടായിരത്തിപതിനാല് world cup ലോകത്ത് ലോക world cup ~ ലോക world cup രണ്ടായിരത്തിപതിനാലിൽ വരികയാണ്. അങ്ങനെ അർജന്റീന ബ്രസീൽ മത്സരങ്ങൾ വരുമ്പോൾ വളരെ തന്നെ ആഹ്ളാദവും ആർഭാടവുമാണ്. കാരണം കളി നടക്കുന്നത് ചിലപ്പോൾ ബ്രസീലിലാവാം റഷ്യയിലാവാം. പക്ഷെ ബ്രസീലിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ആരവം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. മാത്രമല്ല, ഇന്ത്യയിൽ അത്രയും supporters വരാൻ കാരണമെന്താണ്. മെസ്സി പോലുള്ള മെസ്സി, റൊണാൾഡോ, നെയ്‌മർ എന്ന് പോലുള്ള കളിക്കാരെ കളിക്കാരുടെ ആ ഒരു skill കളും മറ്റും കണ്ടുകൊണ്ടുതന്നെയാണ്. അങ്ങനെ ഞാൻ ഒരു മെസ്സി fan ആയിരുന്നുവെങ്കിൽ അപ്പുറത്തവൻ അവൻ ഒരു നെയ്‌മർ fan ആവാം, അടുത്തവൻ ഒരു റൊണാൾഡോ fan ആവാം. അങ്ങനെ അങ്ങനെയിരിക്കെ അങ്ങനെയിരിക്കെ ഇവിടെ poster കളും മറ്റും കേറുകയാണ്. ഓരോ team നെയും പൊക്കികൊണ്ടുള്ള poster കളാണ് ഇവിടെ പൊങ്ങുന്നത്. അങ്ങനെ ജീവിതത്തിൽ ഒന്നുമല്ല zero യിൽ നിന്ന് തുടങ്ങിയ ഞാൻ ഇന്ന് മലപ്പുറം district team ന്റെ player ആവാൻ എനിക്ക് സാധിച്ചു. ഞാൻ എവിടെയെങ്കിലും തോറ്റു നിന്ന് പിൻമാറിയിട്ട് രണ്ടായിരത്തിപത്തിൽ നടന്ന ആ ഒരു selection ൽ ഞാൻ തോറ്റു പിന്മാറിയിരിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും രണ്ടായിരത്തി പതിനൊന്നിൽ എനിക്ക് ഒരിക്കലും അവിടെ കളിക്കാൻ സാധിച്ചിരുന്നില്ല. ഞാൻ

മലപ്പുറം district team ൽ forward കളിയ്ക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടായിരത്തി പതിനാലിലെ ആ world cup എല്ലാവരും fan fight ഉണ്ടാവുമെങ്കിലും മറ്റുള്ളവരെ അങ്ങോട്ടുമിങ്ങോട്ടും പറയുകയും ചെയ്‌തിരുന്നു. കാരണം ഒരു fan ഒരു നെയ്‌മർ fan ആണെങ്കിൽ അവരും താഴ്ന്നുതരില്ല. മെസ്സി fan ആണെങ്കിൽ അവരും താഴ്ന്നു കൊടുക്കില്ല. റൊണാൾഡോ fan ആണെങ്കിൽ അവരും താന്നു കൊടുക്കില്ല. ആരും താഴ്ന്നു കൊടുക്കാതെ അങ്ങനെ inch ഓട് inch പോരാട്ടങ്ങൾ മാത്രമായിരുന്നു അന്ന്. അർജന്റീനയെ ഒരുപാടു കളിയാക്കിയിരുന്നവരുണ്ട്. അതുപോലെതന്നെ ബ്രസീലിനെ ഒരുപാട് കളിയാക്കിയിരുന്നവരുണ്ട്. അതുപോലെതന്നെ റൊണാൾഡോയെ ഒരുപാടു കളിയാക്കിയവരുണ്ട്. റൊണാൾഡോ കളിക്കുന്ന പോർച്ചുഗൽ ഒരുപാട് fans കളൊന്നുമില്ലെങ്കിൽ പോലും കുറച്ച് വ്യക്തികളാണെങ്കിൽ പോലും അവര് എന്തുവേണമെങ്കിലും എന്തിനും തയ്യാറായി കട്ടക്ക് കൂടെനിൽകുന്ന വളരെ തന്നെ സന്തോഷം തോന്നിക്കും അവരെ കണ്ടുകഴിഞ്ഞാൽ. അതുപോലെതന്നെ നെയ്‌മർ fans അവരെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് തോന്നും കാരണം ആരും എത്ര തന്നെ എത്ര തന്നെ fight ഉണ്ടാക്കിക്കഴിഞ്ഞാലും എല്ലാവരും തന്നെ നല്ല നിശ്ശബ്ദതയോടെയും നല്ല വ്യക്തികളും തന്നെയായിരുന്നു. അതുപോലെതന്നെ അർജന്റീന fans നെതന്നെ എടുത്തുപറയണം. ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ, മെസ്സിയുടെ പേരിൽ ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ തന്നെ ചെയ്‌തിരുന്നു. ഒരുപാട് പാവപ്പെട്ട വ്യക്തികളെ സഹായിക്കുകയുമൊക്കെ തന്നെ ചെയ്‌തിരുന്നു. ഇതൊക്കെ football ന്റെ football ന്റെ ഏറ്റവും മനോഹാരിതയെ കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ രണ്ടായിരത്തിപതിനാലിലെ ആ world cup എല്ലാവരും തന്നെ ഇൻഡി~ world cup നടക്കുന്നത് ബ്രസീലിലാണെങ്കിലും ഇന്ത്യയിലുള്ള ആ ആരവം ചില്ലറയായിരുന്നില്ല. അത്രക്കും തന്നെയായിരുന്നു ഏർ ഇന്ത്യയിലുള്ള ആ ആരവം. poster കൾ വെക്കുകയും flag കൾ ഉയരുകയും ചെയ്‌തിരുന്നു അന്ന്. അങ്ങനെ ആ world cup ൽ cup നേടുന്ന team എന്ന് പറയുന്നത് ജർമ്മനിയായിരുന്നു. ജർമനിക്ക് അന്ന് fans കളെല്ലാം കുറവുതന്നെയായിരുന്നു especially ഇന്ത്യയിൽ. ഇന്ത്യയിൽ ജർമനിക്ക് fans കുറവായിരുന്നു. പക്ഷെ രണ്ടായിരത്തിപതിനാല് world cup നേടിയതോടെ

ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്ന ഏതാണെന്നു ചോദിച്ചാൽ റഷ്യയാണെന്ന് നമുക്ക് കണ്ണുംപൂട്ടി പറയാം. കാരണം അത്രയും വലിയ രാജ്യം തന്നെയാണ്, ഏറ്റവും വലിയ രാജ്യം തന്നെയാണത്. അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ world cup അവിടെയായിരുന്നു. ഉണ്ടായിരുന്നത്. അങ്ങനെ രണ്ടായിരത്തി പതിനാലിന് സംഭവിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലും സംഭവിച്ചു. കാരണം ഒരു world cup നടക്കുന്നത് നാലുവർഷത്തിനുശേഷമാണ്. അങ്ങനെ രണ്ടായിരത്തി പതിനാലിലെ ആ world cup ജർമ്മനി നേടിയതോടെ എല്ലാവർക്കും പ്രതീക്ഷകൾ വെറും അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ എന്ന team ൽ മാത്രമായിരുന്നില്ല മറ്റു team ക്കുമെല്ലാം പ്രതീക്ഷകൾ നൽകാൻ തുടങ്ങി. അങ്ങനെ

മലപ്പുറം district team ന്റെ forward player ആയി കളിച്ചിരുന്നുവെങ്കിൽപോലും ഇടയ്ക്ക് എൻ്റെ കാലിന്റെ മുട്ടിന് പരിക്ക് പറ്റിക്കൊണ്ടു എനിക്ക് പിന്നീട് കളിയ്ക്കാൻ സാധിച്ചില്ല. അത് എൻ്റെ ഏറ്റവും വലിയ ഒരു തോൽവിതന്നെയായിരുന്നു. പിന്നീട് ഞാൻ ഒരുപാട് വീട്ടിൽ തന്നെ ഒരു വർഷത്തോളം എനിക്ക് ഇരിക്കേണ്ടിവന്നു. എന്റെ ആ ഒരു പരിക്ക് എന്റെ ആ ഒരു പരിക്ക് വളരെ അധികം എന്നെ ബാധിക്കുകയും ഒരു വർഷത്തോളം എനിക്ക് കളിയ്ക്കാൻ സാധിക്കാതെ ഇരിക്കുകയും ചെയ്‌തിരുന്നു. അങ്ങനെ തന്നെ ഞാൻ വീട്ടിൽ ഇരുന്നതുകൊണ്ടു തന്നെ എൻ്റെ fitness നെ അത് നന്നായി ബാധിച്ചിരുന്നു. പിന്നീട് ഞാൻ നല്ല തടിച്ച് കളിക്കാനൊന്നും കഴിയാതെ വിടുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ രണ്ടായിരത്തിപതിമൂന്നിലെ ആ മലപ്പുറം district selection ൽ ഞാൻ പങ്കെടുക്കാൻ ചെന്നുവെങ്കിൽപോലും എല്ലാവരുടെയും മുൻപിൽ ഞാൻ നാണം കെടുകയാണ് ചെയ്‌തത്‌. കാരണം എന്റെ fitness നെ ബാധിച്ചു. ഞാൻ തടിയനായിരുന്നു. ഒരുപാട് ഒരുപാട് struggle ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ മനസ്സിൽ എന്റെ ഉള്ളിലുള്ള ആ ഒരു രാജാവെന്ന് പറയുന്നത് മെസ്സി തന്നെയായിരുന്നു. അങ്ങനെ മെസീനെ മുറുകെ പിടിച്ചുകൊണ്ടുതന്നെ ഞാൻ രണ്ടായിരത്തിപതിമൂന്നിലെ എൻ്റെ ആ തോൽവികളെല്ലാം കണ്ടു ചിരിച്ച എല്ലാവർക്കും മറുപടിയായി ഞാൻ രണ്ടായിരത്തിപതിനാലിലെ district selection നുവേണ്ടി മത്സരിക്കുകയാണ് ഉണ്ടായിരുന്നത്. വളരെ കഠിനമായി തന്നെ അധ്വാനിച്ചു. ഞാൻ എൻ്റെ fitness നെയാണ് ആദ്യം തന്നെ focus ചെയ്തത്. അങ്ങിനെ എന്റെ fitness എല്ലാം ഞാൻ focus ചെയ്തെടുത്ത് വളരെ ~ വളരെ fitness ഒക്കെ ready ആക്കികൊണ്ട് ഞാൻ രണ്ടായിരത്തിപതിനാലിലെ selection പോവുകയും അന്ന് കളിയാക്കിയവരെല്ലാം കൈയടിപ്പിച്ചുകൊണ്ടു ഞാൻ അന്ന് അവിടെനിന്നും കളത്തിൽ നിന്നും വിട്ടു. അന്നും എനിക്ക് കാലിന് ചെറിയ injury ആയെങ്കിൽപോലും അത് വലിയ കാര്യമായിരുന്നില്ല. എന്നാൽ അങ്ങനെ രണ്ടായിരത്തിപതിനാലിലെ ഏറ്റവും മികച്ച player നുള്ള ഒരു award~award ഉം എനിക്ക് കിട്ടിയിരുന്നു. അങ്ങനെയിരിക്കെ രണ്ടായിരത്തി പതിനാറിൽ district selection ൽ പങ്കെടുക്കുകയും അതിലും എനിക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്‌തിരുന്നു. ഇവിടെയെല്ലാം ഞാൻ എനിക്ക് ഒരു മുറി ~ മുറിവ് സംഭവിച്ചതുകൊണ്ട് ഞാൻ കിടപ്പിലാവുകയും അതുകൊണ്ടൊന്നും ഒരിക്കലും ഞാൻ തോറ്റു പിൻമാറിയിരുന്നില്ല. ഞാൻ അവിടെയെല്ലാം hard work ചെയ്തുകൊണ്ട് determination ഓടെ തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിലെ ആ world cup ആരവം എല്ലായിടത്തും പരക്കാൻ തുടങ്ങി. അങ്ങനെ ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ, ഫ്രാൻസ് ജർമ്മനി, ഇറ്റലി പോലുള്ള ഒരുപാട് രാജ്യങ്ങളുടെ കളികൾ കാണാൻ വേണ്ടി ഇന്ത്യയിലെ എല്ലാവരും ഒരുങ്ങുകയാണ്. പക്ഷെ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമെന്തെന്നാൽ എന്റെ ഇന്ത്യൻ team എന്റെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻറെ team ഇന്ന് world cup ൽ ഇന്നും കളിക്കുന്നില്ല. കാരണം എല്ലാവരും മറ്റൊരു team നെ support ചെയ്യുന്നുണ്ട്. സ്വന്തം രാജ്യത്തിനെ ഇത് എങ്ങനെ ബാധിക്കുമോ സ്വന്തം രാജ്യത്തിൽ ഇത് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളത് ആരും ആലോചിക്കുന്നില്ല. എന്നാൽ എന്റെ മനസ്സിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്നത് സ്വന്തം രാജ്യത്തിന് വേണ്ടി എനിക്ക് കളിക്കണമെന്നും അതുപോലെതന്നെ രാജ്യത്തെ ഇന്ന് അർജന്റീന, ഫ്രാൻസ്

മുദ്രാവാക്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ടു തന്നെ ഞാൻ പൊരുതിയിരുന്നു, ഒരുപാട് തന്നെ പൊരുതിയിരുന്നു. അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിലെ ആ world cup നേടിയത് ഫ്രാൻസ് ആണ്. റഷ്യയിൽ നടന്ന ആ world cup നേടിയത് ഫ്രാൻസ് ആണെങ്കിൽ പോലും ~ ഫ്രാൻസ് ആണെങ്കിൽ പോലും ഇന്ത്യയിൽ ഇന്ത്യയിൽ അന്നാണ് ചർച്ച തുടങ്ങിയത്. ഇന്ത്യ എന്തുകൊണ്ട് world cup കളിക്കുന്നില്ല? ഇന്ത്യ എന്തുകൊണ്ട് ഇല്ല. എന്നുള്ള ആ ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി. അന്നുമുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ കളിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. എന്നാൽ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ നേടിയത് ~ cup നേടിയത് അർജന്റീന ആയിരുന്നു. അർജന്റീനക്ക് ഇത് അഭിമാനവും black എന്ന് കളിയാക്കിയവരുടെയൊക്കെ മുന്നിൽ അർജന്റീനക്ക് cup നേടാൻ സാധിക്കുകയും ചെയ്‌തിരുന്നു. അങ്ങനെ എൻ്റെ career ലെ ഏറ്റവും best moment കളെല്ലാം കിട്ടികൊണ്ട് എൻ്റെ football career ഞാൻ അവിടെ അവസാനിപ്പിച്ചിരുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. hello നമസ്ക്കാരം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് chicken കൊണ്ടുള്ള വിഭവങ്ങളാണ് chicken കൊണ്ട് നമ്മൾക്ക് പലതരം വിഭവങ്ങൾ തയ്യാറാക്കാം അതിൽ ഒന്ന് chicken roll അതിന് ആവശ്യമായ ചേരുവകൾ

പഞ്ചസാര ഒരു tea spoon ഉപ്പ് ഒര് tea spoon വനസ്പതി ഒരു table spoon chicken വേവിച്ചെ മിൻസ് ചെയ്തത് ഇരുന്നൂറ്റി അമ്പത് gram സവോള ചെറുതാക്കി മുറിച്ചത് അര cup കുരുമുളക് പൊടി അര tea spoon ഇഞ്ചി വെളുത്തുള്ളി ഒരു tea spoon മല്ലിയില ഒരു tea spoon bread പൊടി ഒരു cup മുട്ട ഒന്ന്

വനസ്പതി എന്നിവ നന്നായി യോജിപ്പിച്ച് മുട്ടയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ചപ്പാത്തി മാവ് പരുവത്തിൽ കുഴക്കുക ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ ഉള്ളിയിട്ട് വഴറ്റണം ഇതിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി മല്ലി ഇവ യഥാക്രമം ചേർത്ത് വഴറ്റുക chicken ചേർത്ത് നന്നായി ഇളക്കി stove off ചെയ്യുക നേരത്തെ തയ്യാട തയാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ചെറുനാരങ്ങാ വലുപ്പത്തിൽ കൂട്ടെടുത്ത് oval shape ൽ പരത്തുക ഇതിന്റെ ഒരറ്റത്ത് കുറച്ച് chicken masala വെച്ച് അറ്റംകൊണ്ടു തന്നെ ഒന്ന് പൊതിഞ്ഞ് masala കൂട്ട് പുറത്ത് വരാത്ത തിരിക്കാനാണ് ചുരുട്ടിയെടുക്കുക ഈ roll കൾ നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കുക നന്നായി പൊങ്ങി വരുന്നത് വരെ വെക്കുക നന്നായി പൊങ്ങിയ chicken roll കൾ മുട്ട പതപ്പിച്ചതിൻ മുക്കി

അടുത്തതായി ഞാൻ ഇവിടെ chicken കൊണ്ട് തന്നെ വേറൊരു വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത് കോഴി ഇറച്ചി കുറുമ ഇളം കോഴി ഇറച്ചി ഒര് kilo ഉരുളക്കിഴങ്ങ് ഇരുന്നൂറ് gram മുളക് പൊടി രണ്ട് tea spoon മല്ലിപ്പൊടി രണ്ട് tea spoon മഞ്ഞൾപ്പൊടി അര tea spoon തക്കാളി രണ്ട് ചുവന്നുള്ളി രണ്ട് പച്ചമുളക് നാല് ഇഞ്ചി ഒരു കഷ്ണം കുരുമുളക് പൊടി ഒരു tea spoon തൈര് അര cup തേങ്ങാപാൽ ഒന്ന് വെളിച്ചെണ്ണ അര cup ഏലക്ക മൂന്ന് ഗ്രാമ്പൂ മൂന്ന് പെരുംജീരകം ഒരു teaspoon വെളുത്തുള്ളി ആറ് അല്ലി കറിവേപ്പില ഉപ്പ്

കറിവേപ്പിലയും ഇട്ട് വഴറ്റുക ഉള്ളി ചുവന്ന് വരുമ്പോൾ മുളക് മല്ലി മഞ്ഞൾ കുരുമുളക് എന്നിവയുടെ പൊടികൾ ഇട്ട് വഴറ്റുക പിന്നീട് തൈര് ചേർത്ത് വേവിക്കുന്ന ഇറച്ചി പാകത്തിന് ഉപ്പും ഇട്ട് വഴറ്റുക നിറം മാറുന്നത് വരെ ഏതാണ്ട് ഇരുപത് minute വഴറ്റിയ ഇറച്ചി നല്ല കട്ടിയുള്ള മൺചട്ടിയിൽ കോരിയിട്ട് പാകത്തിന് തിളച്ച വെള്ളവുമൊഴിച്ച് ആവി പോകാതെ അടച്ചു വെച്ച് വേവിക്കുക ഇറച്ചി മുക്കാൽ വേവാകുമ്പോൾ

ഇറച്ചി വെന്ത് വരുമ്പോൾ ചൂടാക്കി പൊടിച്ച ഏലക്ക പെരുംജീരകം കറുവപ്പട്ട ഗ്രാമ്പൂ എന്നിവ ചേർക്കണം ചാറ് കുറുകുമ്പോൾ തേങ്ങാപാൽ ഒഴിച്ച് ഇറക്കി വെച്ച് മല്ലിയിലയിട്ട് അടച്ചു വെക്കുക കോഴി വട എല്ലില്ലാത്ത കോഴി ഇറച്ചി എണ്ണൂറ്റി അമ്പത് gram കടല മാവ് ഒരു cup അരിപ്പൊടി അര cup വെളുത്തുള്ളി ഒരു ചെറിയ കുടം അരിഞ്ഞത് മുളകുപൊടി രണ്ട് tea spoon മഞ്ഞൾപ്പൊടി കാ tea spoon മല്ലിപ്പൊടി അര tea spoon ഇഞ്ചി അരിഞ്ഞത് അര tea spoon പച്ചമുളക് രണ്ട് tea spoon വെളിച്ചെണ്ണ ആവിശ്യത്തിന് കറിവേപ്പില മല്ലിയില അരിഞ്ഞത് രണ്ട് tea spoon പൊതിനയില അരിഞ്ഞത് ഒരു teaspoon ഉപ്പ് പാകത്തിന് കോഴി ഇറച്ചി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് ചിക്കിയെടുക്കുക കടലമാവ് അരിപ്പൊടി വെളുത്തുള്ളി ഉപ്പ് മുളകുപൊടി മല്ലിപ്പൊടി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മല്ലിയില പൊതിനയില എന്നിവ ഒന്നിച്ചാക്കി ഇതിൽ ചിക്കിയ കോഴി ചേർത്ത് കുഴക്കുക കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊഴിൽ നിന്ന് വിടുന്ന വിധത്തിൽ കുഴച്ച് ചൂടുള്ള വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുക അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ഒരു chicken കപ്പ rolls അതിന് വേണ്ട ingredients chicken ചെറുതായി കൊത്തിയരിഞ്ഞത് അഞ്ഞൂറ് gram ഉള്ളി ചെറുതായി അരിഞ്ഞത് ഒരു cup ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു tea spoon പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഒരു tea spoon chicken masala ഒരു table spoon ഉപ്പ് പാകത്തിന് മഞ്ഞൾപ്പൊടി ഒരു നുള്ള് വെളിച്ചെണ്ണ ആവശ്യത്തിന് വേവിച്ചു ഉടച്ച കപ്പ രണ്ട് cup bread പൊടിച്ചത് ആവിശ്യത്തിന് മൈദ മാവ് കലക്കാൻ കറിവേപ്പില മല്ലിയില കുറച്ച് എണ്ണ ചൂടാക്കി ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്തിളക്കുക brown നിറമാകുമ്പോൾ chicken masala യും മഞ്ഞൾപ്പൊടിയും ചേർത്തിളക്കുക കൊത്തി അരിഞ്ഞ chicken

entertainmen entertainment മേഖലയിൽ നിന്ന് അതും പ്രത്യേകിച്ചു cinema മേഖലയിൽ നിന്ന് മലയാളികൾക്ക് ഏറ്റവും അല്ലെങ്കിൽ മലയാളി cinema പ്രേക്ഷകർക്ക് കഴിഞ്ഞ ദിവസ്സങ്ങളിൽ അല്ലെങ്കിൽ ഇന്നും ഇന്നലെയും ഒക്കെയായിട്ട് ഏറ്റവും അധികം അഹ് എന്താണ് cinema മേഖലയിൽ സന്തോഷം തോന്നിയൊരുവിഷയം ഏർ ദുൽകർ സൽമാന് കിട്ടിയ award മായി ഏർ ബന്ധപ്പെട്ടതാണ്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 ദുൽക്കർ സൽമാൻ ഏർ ആ പുരസ്ക്കാരം സ്വന്തമാക്കുന്നത്. മലയാളികളെ സംബന്ധിച്ച് ഇതിലൊരു പ്രേത്യേ ഏഹ് ഒരു ഒര് പ്രത്യേക താല്പര്യം ഉള്ളത് ഏഹ് അതിന്റെ കാര്യം എന്താണ് വെച്ചാ ഇ ദാദാ സാഹിബ് ഏർ international film festival bollywood ൽ നിന്ന് ഒര് മലയാളി ഏർ അഭിനേതാവിന്‌ കിട്ടുന്ന രണ്ടാമത്തെ പുരസ്‌ക്കാരമാണ് ഏഹ് ഏഹ് അങ്ങനെനോക്കുവാണെങ്കിൽ ഏഹ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഏർ ഒര് മലയാളിതാരത്തിന് bollywood ലെ അഭിനയം കൊണ്ട് കിട്ടുന്ന ഒര് പുരസ്ക്കാരം ആദ്യമായിട്ട് കിട്ടുന്ന ഒരുപക്ഷെ മോഹൻലാലിന് കമ്പനി എന്ന cinema യിലെ രാം ഗോപാൽ വർമയുടെ കമ്പനി എന്ന cinema യിലെ ഏർ വേഷം ചെയ്തതിന് സഹനടന് ഉള്ള award കിട്ടിയതായിട്ടാണ് ഓർമ്മ അതിനുശേഷം കിട്ടുന്ന ഒരു മലയാളി താരത്തിന് കിട്ടുന്ന ഒരു ഏഹ് award ആണ് ഇത്തരത്തിലുള്ള ഒര് award ദുൽഖർ സൽമാനാണ് ദുൽഖർസൽമാൻ കഴിഞ്ഞ കുറച്ചുനാളുകളായിട്ട് ഹിന്ദി cinema ഹിന്ദി സിനി cinema കൾ ചെയ്യുകയും ഹിന്ദിയിലും തന്റെതായിട്ടുള്ള ഒരു പേര് ഉറപ്പിച് കൊണ്ടുപോവുകയൊക്കെയാണ് തെലുങ്കിൽ നിന്നുള്ള സീതാരാമം panindialevel ലിൽ വലിയ രീതിയിൽ hit ആയതോടെ ദുൽഖർ സൽമാൻ ആ രീതിയിലും ഏർ ശ്രേദ്ധകേന്ദ്രമാവുകയും ചർച്ചാവിഷയമാവൊക്കെ ചെയ്‌തിട്ടുണ്ട് എന്നും ഏഹ് നമുക്ക് നിസംശയം പറയാവുന്ന ഏർ കാര്യമാണ് ഇപ്പൊ ഇ ദാദാസാഹിബ് international film festival ഏർ പുരസ്ക്കാരം ദുല്കർന് ഏർ കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞവർഷം release ആയ ചുപ്പ് എന്ന cinema യിലെ അഭിനയത്തിനാണ് ഏർ cinema യിലെ negative role ലുള്ള നായകനായിട്ടാണ് ഏഹ് ആഹ് ദുൽഖർ സൽമാൻ പ്രത്യക്ഷപ്പെടുന്നത് ഒരുതരം pshyco thriller

പക്ഷെ അതൊരു negative ഏഹ് role ലുള്ള കഥാപാത്രം എന്നു വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഒര് ഏഹ് cinema യും കഥാപാത്രവും ഒക്കെയാണ് ദുൽഖറിന്റെ അഭിനയുമൊക്കെയാണ് ആഹ് ഏറെ ഈ പ്രേക്ഷക ഏർ പ്രശംസയും പിന്തുണയുമൊക്കെ കിട്ടിയതിനപ്പുറം നിരവധി നിരൂപകപ്രശംസ കൂടി നേടിയെടുത്ത ഒരു കഥാപാത്രമായിരുന്നു ദുൽഖർസൽമാന്റെ ഡാനി എന്നു കൂടെ ഏഹ് പറയണം ബൽക്കിയാണ് ഈ cinema സംവിധാനം ചെയ്തത് ബൽക്കി സംവിധാനം ചെയ്ത ചിത്രത്തിൽ സണ്ണി ലിയോണ് ഒര് പ്രധാനകഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് ഏർ ഏഹ് ഒര് പോലീസ് officer ആയിട്ടാണ് സണ്ണി ലിയോൺ അതിനകത്തു ഏഹ് വരുന്നത് ദുൽഖറിന് ലഭിക്കുന്ന ആദ്യ ഹിന്ദി award കൂടിയാണ് ഇത് പുരസ്ക്കാരം ലഭിച്ചതിന്റെ സന്തോഷം ദുൽഖർ സൽമാൻ സാമൂഹ്യമാധ്യമങ്ങളോട്‌ പങ്കുവെച്ചിരുന്നു ഏർ അതായത് ഇൻസ്റ്റഗ്രാം followe ഏർ followers ഏർ ആ ഒരു award വാങ്ങിക്കൊണ്ടുള്ള ഏഹ് ഒരു photos ഒക്കെ കൊണ്ടാടുകയാണ് ഉണ്ടായിട്ടുള്ളത് അത് ഇന്സ്റ്റഗ്രംമിൽ കുറിച്ചിട്ടുള്ളത് ഹിന്ദിയിൽ നിന്നും ഹിന്ദിയിൽ നിന്നുള്ള എന്റെ ആദ്യത്തെ award ഒപ്പം negative role ൽ മികച്ച നടനുള്ള എന്റെ ആദ്യനേട്ടം ഈ ബഹുമതിക്ക് ആദ്യം കടപ്പെട്ടിരിക്കുന്നത് ബൽക്കി sir നോടാണ് എന്നെ ഡാനിയായി തെരഞ്ഞെടുത്തതിന് ക്ഷമയോടെ മാർഗ്ഗദർശി ആയതിന് അദ്ദേഹത്തോടും സഹതാരങ്ങളോടും നന്ദി പറയുന്നുവെന്നാണ് ദുൽക്കർ സൽമാൻ ഏഹ് ഇൻസ്റ്റഗ്രമിൽ കുറിച്ചത് ഏതായാലും മലയാളികൾ മലയാളി cinema പ്രേഷകർക്ക് ഇപ്പോ മലയാളി commercial cinema പ്രേക്ഷകർക്ക് ഭയങ്കരം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 കൊണ്ടാടുന്നുമുണ്ട്. അതേ അതേപോലെ ദുൽഖർസൽമാനുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു ഏർ വാർത്തതന്നെയാണ് cinema യിൽ നിറഞ്ഞുനിൽക്കുന്ന മറ്റൊരു വാർത്ത അത് king of kotha യുടെ ചിത്രീകരണം പൂർത്തിയായതുമായി ബന്ധപെട്ടാണ് king of kotha കുറച്ചുനാളുകളായി cinema പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു cinema എന്ന്പ റഞ്ഞതാണ് ഏറ്റവും hype ഓടെ കാത്തിരിക്കുന്ന ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദുൽഖർ സൽമാൻ ചിത്രമാണ് king of kotha അപ്പം മ്മ് ഏർ അ മറ്റൊരുപ്രത്യേകത ഒരു വല്യ ഇടവേളക്കുശേഷം ആണ് ദുൽഖർ സൽമാൻ ഏർ മലയാളത്തിൽ നായകനായിട്ട് അഭിനയിക്കുന്നത് അപ്പം ഏതാ ഏകദേ ഏകദേശം ആ cinema യുടെ ചിത്രീകരണം കഴിഞ്ഞ ദിവസം പൂർത്തിയായി ഏർ പൂർത്തിയായിതുമായി ബന്ധപ്പെട്ട ആരാധകരെ അത് അറിയിച്ച ഒര് video ദുൽഖർ സൽമാൻ തന്റെ social media account കളിലൂടെ പുറത്തുവിട്ടിരുന്നു അത് വലിയ viral ആവുകയും ആളുകളത് പ്രചരിപ്പിക്കൊക്കെ ചെയ്ത ഒര് ഇതാണ് ഏറെ പ്രതീക്ഷ നൽകുന്ന cinema യുടെ ചിത്രീകരണമാണ് പൂർത്തിയായിരിക്കുന്നത് ദുൽഖർ തന്നെയാണ് ഇത് ആരാധകരെ അറിയിക്കുന്നത് പ്രശസ്ത സംവിധായകനായ അത് മറ്റൊരു ശേഷം തലമുറ അടുത്തയൊരുതലമുറ അദ്ദേഹത്തിന്റെ ഒരു അടുത്തതലമുറ ആയ ദുൽഖർ സൽമാനിലൂടെ മലയാള cinema പ്രേക്ഷകരിലേക്ക് വന്നതെങ്കിൽ മലയാളത്തിലെ എ എ എക്കാലത്തേയും വലിയ craftman director ആയ ജോഷി ജോഷിയുടെ മകനാണ് അഭിലാഷ്‌ ജോഷി സംവിധാനം ചെയ്യുന്ന ആദ്യ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 ഏറ്റവും വലിയ ഒരു പങ്കുള്ള cinema യാണ് new delhinew delhi എന്ന ആ cinema സംവിധാനം ചെയ്തത് ജോഷിയാണ് അതുപോലെ അല്ലെങ്കിൽ അത് ആഹ് ഒരു ബി ഏർ ഒര് കാലത്തെ ഓർമിപ്പിക്കുന്ന രീതിയിലാണ് രണ്ടുപേരുടെയും അടുത്ത തലമുറ മലയാളി cinema പ്രേഷകരിലേക്ക് ഞങ്ങടെ cinema യും കൊണ്ട് വരുന്നത് അഭിലാഷ്‌ ജോഷിയും ഏർ ദുൽഖർ സല്‍മാനും ഏർ ഈ തലമുറയിലൂടെ മുൻചരിത്രം ആവർത്തിക്കുമോ എന്നതാണ് എനി നമക്ക് ഏർ കാണണ്ടത് ഇപ്പോൾ ഏർ ഇ ദുൽഖർ സൽമാൻ പുറത്തുവിട്ട video ഏകദേശം നാല്പതിനാല് നാപ്പത്തഞ്ചു second ദൈർഘ്യം ഉള്ള ഒരു video യാണ് video യിലൂടെയാണ് ഏർ cinema യുടെ ചിത്രീകരണം മുഴുവനായിട്ട് പൂർത്തീകരിച്ചു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

reproduction post reproduction work reproduction കഴിഞ്ഞു ഇനി അടുത്ത pro production work കളൊക്കെ ഇനി നടക്കുന്നു shooting ന് വേണ്ടി മാത്രം ചിത്രീകരണത്തിന് വേണ്ടി മാത്രം എടുത്തത് തൊണ്ണൂറ്റഞ്ചു ദിവസം ഏകദേശം നൂറുദിവസം അപ്പോ അത്രെയും കാലം നീണ്ട ഏഹ് ഒരുചിത്രീകരണമാണ് ഈ cinema ക്ക് ഉണ്ടായത് പല schedule കളായിട്ട് അപ്പം ഏർ അതിന്റെ ഒക്കെ ഓരൊരു quality ഒക്കെ ഉണ്ടാകും എന്നാണ് ഇപ്പൊ ഈ മ് അവസാന schedule ഏർ ന്റെ packup എന്ന് പറഞ്ഞത് തമിഴ്നാട്ടിലെ കരഴ്‌ കാരക്കുടിയിലാണ് കാരക്കുടിയിലായിരുന്നു ഇതിന്റെ അവസാനത്തെ schedule നടന്നത് അവിടെവെച്ചാണ് cinema യുടെ packup ഏതായാലും നടന്നത് ഇനി ഏതായാലും ആഹ് ഏർ വെരുന്ന ഓണത്തിന് ഈ cinema theatre കളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ മലയാളം മാത്രമല്ല മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ എല്ലാമായിട്ട് ഒരുങ്ങുന്ന ഏർ cinema ഓണത്തിന് എത്തും എന്നുള്ളതാണ്

പതുക്കെപ്പതുക്കേ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ stardom ഉപയോഗപ്പെടുത്തുകയാണ് zee studio ചെയ്തത് എന്നുവേണം കരുതാൻ മലയാളത്തിലാണ് cinema എങ്കിലും ഏർ ഇതൊരു panindian സിനിമയായിട്ട് തന്നെയായിരിക്കും പ്രേക്ഷകരിലേക്ക് എത്തുക എല്ലാ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 ഏതായാലും അത്തരത്തിലുള്ള കണക്കുകൂട്ടലുകൾ കണക്കുകൂട്ടലുകള്കൊണ്ടാണ് കണക്കുക്കൂട്ടലോടെയാണ് ഈ zee studio ഏർ തങ്ങടെ ആദ്യത്തെ നിർമാണസംരംഭം ദുൽഖർനെ വെച്ചുതന്നെ മലയാളത്തിൽ start ചെയ്തതെന്ന് വേണം നമ്മക്ക് അനുമാനിക്കാം

വലിയ ഏർ ഒരൊരൊരു ഏർ വലിയ ശ്രദ്ധകേന്ദ്രമായിട്ടുള്ള നിമിഷബി ആണ് ഈ cinema യുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ശ്യാം ശാശ് ശശിധരന്റെ editing പ്ര പ്രവീൺ വർമയുടെ വസ്ത്രാലങ്കാരം ജെസ്‌വിജ് ജെസ്‌വിജോയും ഷാൻ റഹ്മാനും രണ്ടുപേരും ഏർ മലയാളികളെ സംബന്ധിച് വളരെ hype തരുന്നവരാണ് വളരെ പ്രതീക്ഷയുള്ളവരാണ് രണ്ടുപേരും ഏർ ചേർന്നിട്ടാണ് ഇതിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ഏഹ് രണ്ട് കാലഘട്ടങ്ങളിലെ ഏഹ് cinema ആയിട്ടാണ് ഏർ അല്ലെങ്കിൽ രണ്ടുകാലഘട്ടങ്ങളിലെ കഥയായിട്ടാണ് ഈ cinema വരുന്നത് എന്നൊക്കെയുള്ള ഏഹ് news കളും നമുക്ക് മുന്നിൽ ഏഹ് വന്നിട്ടുണ്ട് ഏഹ് look look ദുൽഖർ സൽമാന്റെ കഥാപാത്രത്തിന്റെ look പങ്കുവെക്കുന്ന തരത്തിൽ പല poster കളും വന്നിട്ടുണ്ട് ഏതായാലും ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് മലയാളികൾ മലയാളി cinema പ്രേഷ commercial cinema പ്രേക്ഷകർ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപക്ഷെ എമ്പുരാനൊക്കെ കാത്തിരിക്കുന്നതുപോലെയുള്ള ഒരു കാത്തിരിപ്പ് കുറച്ചുനാളുകളായിട്ട് king of kotha ക്ക് ഉണ്ട്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 മലയാള അത്തരത് അത്തരത്തിൽ വലിയ രീതിയിൽ അത്രമേൽ ശ്രദ്ധിക്കപ്പെട്ട ഒര് commercial അല്ലെങ്കിൽ industry hit ഒരൊരു മലയാളം cinema എന്ന് എന്ന്പറയുന്ന ചെറിയൊരു indusrty യെ അല്ലെങ്കില് mollywood എന്ന് പറയുന്ന ചെറിയ indusrty യെ വലിയൊരു hype ലേക്ക് panindialevel ലിൽ എത്തിചൊരു പടം ഏർ ലൂസിഫർ ആണ്

പറഞ്ഞ അല്ലെങ്കില് ആ cinema ഇറങ്ങിയ അടുത്ത ദിവസംതൊട്ടുള്ള കാത്തിരിപ്പാണ് അതിന്റെ second part ന് എന്നുവേണമെങ്കില് പറയാം ഏർ എമ്പുരാൻ ആണ് ഏർ എമ്പുരാൻ എന്നാണ് ആ cinema ക്ക് പേരിട്ടിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ആഹ് cinema യുടെ ഒര് update കഴിഞ്ഞദിവസം വന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് ചിത്രീകരണം എമ്പുരാന്റെ ചിത്രീകരണം start ചെയ്യുകയാണ് ഏർ എന്ന് പറ എന്നതാണ്. ഇപ്പം ഓഗസ്റ്റ് പതിനഞ്ചിന് start ചെയ്ത ഏകദേശം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വരുന്ന വർഷമാണ് ഈ cinema യുടെ release ഉണ്ടാവുകയെന്ന് നമ്മക്ക് ഏകദേശം ഉറപ്പിക്കാം. ഏർ ലൂ ലൂസിഫർന്റെ തുടർച്ചയായ എമ്പുരാനിൽ മോഹൻലാലിനൊപ്പം

മഞ്ജുവാരിയർ തിരിച്ചുവന്നതിനുശേഷം തന്റെ അഭിനയജീവിതത്തിലേക്ക് തിരിച്ചുവന്നതിനു ശേഷം ചെയ്ത screen ഏർ time കൊറവാണേലും screen presence കൊണ്ടും കഥാപാത്രം കൊണ്ടും വലിയൊരു ഏർ ഒരു vibe ഉണ്ടാക്കിയ കഥാപാത്രമാണ് ഏഹ്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 ലൂസിഫറിൽ ഭയങ്കര വളരെ important ആയിട്ടുള്ള കഥാപാത്രങ്ങളായിരുന്നു അത്തരത്തിൽ അവർക്ക് അത് വലിയരീതിയിൽ ആ ഒരു ഏർ ഉണ്ടാക്കിയെടുത്ത hype നെ ഓ hype ന് മുകളിൽ നിക്കുന്നരീതിയിൽ അവർക്കത് ചെയ്തുഫലിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്

അത്തരത്തിലുള്ള കുരുക്കുകളോക്കെ അഴിക്കുന്ന ഒര് cinema ആയിരിക്കും ഏർ എമ്പുരാൻ ആ എമ്പുരാനിൽ പൃഥ്വിരാജ് ഇല്ലാതെ വരാൻ സാധ്യതയില്ലെന്നാണ് നമ്മള് സാധാരണ പ്രേഷകർടെ ചിന്ത പിന്നെ അത് എങ്ങനെയാണ്‌ ആ cinema ഏർ എന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ട് ലൂസിഫറിൽ തന്നെ ഏർ ഉണ്ടായിരുന്ന ഒരു നിരവധി ആ ആൾക്കാർ ഈ cinema ഏർ എമ്പുരാനിലു ഉണ്ടാവും എന്നാണ് നമുക്ക് കിട്ടുന്ന ഏർ report ഏതാലും സ്റ്റീഫൻ നെടുമ്പള്ളിയായി എബ്രഹാം ഖുറൈഷിയായി വീണ്ടും മോഹൻലാൽ എത്തുന്നതിന്റെ ആവേശത്തിൽത്തന്നെയാണ് ആരാധകർ ഏർ എന്ന ആഹ് നമുക്ക് ഉറപ്പിക്കാം എപ്പോഴാണ് ചിത്രീകരണം പൂർത്തിയവന്നും release പൂർത്തിയാവാന്ന് നമുക്ക് ഒറപ്പിക്കാൻ ആയിട്ടില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ cinema യുടെ release ഉണ്ടാവുമെന്നും നമുക്ക് ഏകദേശം ആഹ് ഉറപ്പിക്കാം എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് അപ്പം മോഹൻലാൽ cinema ഏർ മോഹൻലാലും പൃഥിരാജും ഓഗസ്റ്റ് ഇതിൽ ചിത്രീകരണം തുടങ്ങ തുടരണം എങ്കിൽ തുടങ്ങണമെങ്കിൽ അതിന് മുമ്പ് ഇവര് ഏർ committ ആയിട്ടുള്ള നിരവധി cinema കൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അപ്പൊ അതിന്റെ തിരക്കിലായിരിക്കും അവർ ഇപ്പൊ ലിജി ജൊസെല്ലിശ്ശേരിയുടെ മലൈക്കോട്ടൈ വാലിബനിൽ അഭിനയിക്കാണ് മോഹൻലാൽ പൃഥ്വിരാജ് ആണേൽ മറയൂരിൽ വിലായുധബുദ്ധയിലാണ് അപ്പൊ ഇതൊക്കെ പെട്ടന്ന് തീർത്തു ഇതിനുവേണ്ടിട്ട് ഏർ ഒരുങ്ങി ഏർ reproduction work കൾ complete ചെയ്തുതീർത്ത് shooting start ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അതിന്റേതായിട്ടുള്ള വലിയ തെരക്കിലായിരിക്കും അവർ. ഏതായാലും ആറുമാസം നീണ്ട location hunt ല്ലാം പൂർത്തിയാക്കിയിട്ട് ചിത്രീകരണം പോവുകയാണ് മലയാളി cinema പ്രേക്ഷകർ

വ്യാപാര സംബന്ധമായ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിശദമായ report കൾ british കാർ സൂക്ഷിച്ചിരുന്നു വ്യാപാര കാര്യങ്ങളുടെ നിയന്ത്രണത്തിൽ ശ്രദ്ധിച്ചിരുന്ന അവർ കൃത്യമായി survey നടത്തുന്നതിലും സ്ഥിതി വിവരക്കണക്കുകൾ ശേഖരിക്കുന്നതിലും ശ്രദ്ധാലുക്കളായിരുന്നു കാലാകാലങ്ങളിൽ ഇതിൻറെയെല്ലാം report കൾ അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ആദ്യ കാലം മുതൽക്കേ mapping ൻറെ കാര്യത്തിൽ അവർ പ്രത്യേകം തല്പരരായിരുന്നു ഭൂഭാഗങ്ങളെ കുറിച്ചും അതിൻറെ പ്രത്യേകതകളെ കുറിച്ചും അറിയാൻ ഇത് ആവശ്യമായിരുന്നു ഒരു പ്രദേശത്തെ

ആവശ്യ സേവനങ്ങളായ ജലവിതരണം പൊതുജനാ രോഗ്യം road നിർമ്മാണം ശുചീകരണം എന്നിവയുടെ ചുമലത അവർ municipal corporation ന് നൽകി ജനകീയ പ്രാധിനിധ്യമുള്ളവരായിരുന്നു corporation കൾ municipal corporation കളുടെ പ്രവർത്തന report കൾ അവർ പ്രത്യേകം തയ്യാറാക്കി സൂക്ഷിച്ചിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടോടെ british കാർ പല പ്രാദേശിക census കളും എടുക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി എഴുവത്തി രണ്ടിലായിരുന്നു ആദ്യത്തെ അഖിലേന്ത്യാ census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

അരക്കിട്ടുറപ്പിക്കുന്നവയാണെന്ന് തോന്നാം എന്നാൽ ഈ കണക്കുകളിൽ പലതും തെറ്റിദ്ധാരണ ജനകമാണെന്നാണ് ചരിത്രകാന്മാരുടെ അഭിപ്രായം ഈ കണക്കുകൾ അംഗീകരിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്